ങാ, അതെ. അതെ. പിന്നെ എന്തുണ്ട് വിശേഷം? ഞാനേ പുതിയ കാറ് എടുക്കാമ്പോണ്. ആ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ.

ഓ ഓ ഓ. പഴയ കാറ് കൊടുത്താരുന്നോ? ആ അത് ഇപ്പൊ ബുക്കിങ്ങിലാണ്. ഓ ഓ ഓ. അല്ല, പഴയ കാറിന് എന്താ? നല്ലതായിരുന്നല്ലോ. വേറെ പ്രോബ്ലോന്നും തോന്നീട്ടില്ല. വേറെ നോക്കാന്ന്, അത് ഫുൾ ഓട്ടോമാറ്റിക് അല്ലേ, അപ്പം അത് നമ്മക്ക് എടയ്ക്കൊരു കബ്ലൈന്‍റ് വന്നായിരുന്നു. ചേട്ടൻ നാട്ടിലില്ലാത്തപ്പഴേ.

അപ്പം അതുകൊണ്ട് പിന്നെ ഓട്ടോമാറ്റിക് ആകുമ്പത്തേക്ക് കൂടുതല് പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട്, ഇപ്പൊ എടുക്കണത് മാനുവൽ ടൈപ്പാണ്. ഓ. അങ്ങനെ, ങാ, ങാ, ങാ, പഴയ കാറെങ്ങനെ? പെട്രോളായിരുന്നോ, ഡീസലായിരുന്നോ?

അല്ലല്ല സെയിം തന്നെ, പെട്രോള് തന്നെ. ഞാൻ വിചാരിച്ച് ഇനി പെട്രോളിന്‍റ വെല കൂടുന്നോണ്ട് ഇനി ഡീസലിലെങ്ങാനും പോകാംന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരിക്കുംന്ന്. ഇല്ല ഇല്ല. പിന്നെ ഒത്തിരി വർഷായല്ലോ സ്വിഫ്റ്റ് എടുത്തിട്ട്.

അതിപ്പോ ഫൈവ് ഇയേഴ്സ് ആവാമ്പോകുന്നു.

ഇതിപ്പോ ഈ മാസം മുപ്പതാം തീയതി എറക്കും.

ഓ പേൾ വൈറ്റ്. മ് ശരി ശരി, എന്തായാലും നന്നായി, ഉം പിന്നെ? പിന്നെ, നേരത്തത്ത വണ്ടിയെകാട്ടിലും കുറച്ചൂടി ഇത്ണ്ട്. മോഡല്, ഫെസിലിറ്റി കൂടുതലാണ്. മറ്റേ സൺഗ്ലാസക്കെ, അങ്ങനെ.

ഓ ഓ, ഇത് പെട്രോള് സേവ് ചെയ്യാമ്പറ്റുന്നതാണോ? മൈലേജക്ക ഉണ്ടാ? ങാ, മൈലേജക്ക ഒണ്ടെന്ന് പറഞ്ഞവര്. ഇത്, ഇപ്പം ഈ വർഷം എറങ്ങിയ മോഡലാണ്. ഓ, ശരി ശരി ഉം, ശരി ശരി. എറങ്ങിയിട്ടിപ്പംതന്ന മൂന്നുമാസോ നാലുമാസോ എന്തോ ആയീന്ന് തോന്നുന്നു. മ് മ് മ്, പിന്നൊരു കാര്യോണ്ട്. ഒരു വണ്ടി ഒരു മാക്സിമം ഒരു അഞ്ച് വർഷൊക്കെ യൂസ് ചെയ്യാമ്പറ്റൊള്ളായിരിക്കും. അത് കഴിയുമ്പത്തേക്കും പിന്ന അതിന്‍റെ മൈലേജക്ക കുറഞ്ഞ് വരും. മൈലേജ് കുറയും. പിന്നെ നമ്മക്ക് വാല്യു കുറഞ്ഞ് കിട്ടും. ആ ആ, അതുകൊണ്ട് മാറ്റുന്നത് തന്ന നല്ലത്. ആ അതന്നെ. പിന്നെ? പിന്നെന്തോന്ന്? ഞാനും ഉണ്ടല്ലോ വണ്ടി ഉണ്ടല്ലോ, ഭയങ്കര പെട്രോളിന്‍റെ വില നോക്കുമ്പോ ഇപ്പം മുതലാവുന്നില്ല. ഓ, അത് ഭയങ്കരം. നമുക്കിപ്പം സ്കൂട്ടറിലായാലും കാറിലായാലും വല്ലാത്ത ബുദ്ധിമുട്ട്. ഇപ്പൊ 10 വർഷത്തിനെടയില്ത്തന്നെ 10 ഇരട്ടിയാണ് കൂടിയേക്കണത് പെട്രോളിന്‍റെ വെല.

മ്...പിന്നെ എങ്ങനെ ബാലൻസ് ചെയ്ത് പോവാമ്പറ്റും. അല്ലേ? പെട്രോളിന് വില കൂടുമ്പഴത്തേക്കും എല്ലാത്തിനും വെല കൂടും. അത് ശരിയാണ്, പിന്നെ അതും അല്ല, ഇപ്പോ നമുക്ക് എന്തിനും ഏതിനും വണ്ടി ആവശ്യാണല്ലോ. ഏതൊരു കാര്യത്തിന് പോയാലും കാറ്, കാറും വേണം, സ്കൂട്ടറും വേണം.

അപ്പഴ് കൂടിയില്ലെങ്കിലും ഒരു പിന്ന ഒരു മാസത്തിനകത്ത് സാധനങ്ങൾക്കെല്ലാം വെല കൂടും.

അതന്നെ, അപ്പം അതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന്. അത് പക്ഷേ, ഇപ്പഴൊന്നും ആരും സമരം പോലും ചെയ്യുന്നില്ല.

ഒരഞ്ചാറ് വർഷം മുന്നേക്ക ആണെന്നൊണ്ടങ്കി പെട്രോളിന് ഒരിത്തിരി ഒന്ന് വെല കൂടീന്ന് പറഞ്ഞാ തന്ന അടുത്ത് പിന്ന കൊറേ ദിവസം ഹർത്താലായി, പ്രശ്നങ്ങളായി ഓരോന്നായി. മ്, ഗതാഗത ചെലവ് ഭയങ്കര വർധനയാണ് ഇപ്പം. വർധിച്ചോണ്ട് വരികയല്ലേ..അല്ലേ? പിന്നേ..

ദരിദ്രകുടുംബങ്ങളില അവര വരുമാനത്തിന് പകുതിയധികം ആണ് ഈ പെട്രോൾ ചെലവ്. അല്ലേ? അവര് സാധാരണക്കാർക്കക്ക വല്യ ബുദ്ധിമുട്ടല്ലേ? മ്, അവർക്കക്കെ ജോലിക്ക് പോയി തുച്ഛമായ വരുമാനം... മ്, കൂലിപ്പണിക്കാർക്കക്ക വല്യ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് മാത്രോന്നല്ല എല്ലാർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്.

കൂടുതലും ബുദ്ധിമുട്ടുന്നത് ഈ മിഡിൽ, മിഡിൽ ഇതുണ്ടല്ലോ. ഒരു ആവറേജില് നിൽക്കുന്ന വീട്, ആൾക്കാര്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര് തന്നേണ്, കൂടുതലായിട്ടും ബുദ്ധിമുട്ടുന്നത്.

ങ്ങും, പിന്നെ നിത്യോപയോഗ സാധനങ്ങളൊക്ക പിന്നെ വില കൂടുന്നതാണ് ഒട്ടും സഹിക്കാമ്പറ്റാത്തത്.

ങ്ങും, നമുക്ക് അതൊക്കെ നമ്മളെങ്ങനെ ബാലൻസ് ചെയ്ത് പോകും എന്ന്നോക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതന്നെ, ഒരു മാസത്തെ ചെലവ് തന്ന എന്തുമാത്രം. അല്ലെ? ഒരു അഞ്ചുവർഷം മുമ്പക്ക ആണങ്കി ഇത്രേയും ഇതില്ലായിരുന്ന്, അല്ലേ? ഒരുവിധോക്ക നമുക്ക് ഒരു പത്തോ ഇരുപതിനായിരം രൂപയൊക്കെ സാലറിക്ക ഉണ്ടെങ്കി നമുക്ക് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാമ്പറ്റുവാരുന്നു. പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കില്, എത്ര കിട്ടിയാലും തെകയാത്ത അവസ്ഥ.

മ്, അത് പെട്രോളിന് കൂടുമ്പോഴാണ് ഗ്യാസിന് കൂടുന്നത്. ആ ഗ്യാസിന്. ഗ്യാസിന്, എല്ലാ സാധനങ്ങക്കും ഇപ്പം വെലകൂടി. പെട്രോളിനിപ്പം മുമ്പത്തെ പോലെയല്ലല്ലോ ദെവസോം കൂടല്ലേ.

അത് ആൾക്കാർക്ക് മനസ്സിലാവാൻ, ആവാതിരിക്കാൻ വേണ്ടിട്ടാണെന്ന് തോന്നുന്നു, അവര് ദെവസോം, ഒരു ദെവസം 10 പൈസ അടുത്ത ദെവസം 25 പൈസ അടുത്ത ദെവസം 50 പൈസ ഇങ്ങനെയാണ് കൂടുന്നത്. ആ, ചിലപ്പോ പെട്ടെന്ന് കുറച്ചന്ന് പറയും. അത് ചെറിയ എമൗണ്ട് ആയിരിക്കും. ഒര് പത്തുരൂപ കൂട്ടിയിട്ടായിരിക്കും ഒര് രണ്ട് രൂപ കുറയ്ക്കുന്നത്.

ന്നാപ്പിന്നെ അത് കൂട്ടിയിട്ടും കുറച്ചിട്ടും എന്തെങ്കിലും കാര്യണ്ടാ?

അതാണ്. നമുക്കിപ്പോ ഒന്ന് എവിടേങ്കിലും പോണോങ്കി, ഇപ്പെ പൊതുവെ ആൾക്കാർക്ക് നടക്കാനൊന്നും ഭയങ്കര താല്പര്യോന്നും ഇല്ല. അവർക്ക് നടക്കാമ്പോകുന്നത്ന്ന് വച്ചാല് ലൈഫ്സ്റ്റൽ ആയിട്ട് രാവിലെ എണീക്കാ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടീട്ട് നടക്കുന്നത് പോലെയാണ്. ബാക്കി എവിടെ പോണോങ്കിലും, ഇവിടന്ന് തൊട്ടപ്പറത്ത് 1 കിലോമീറ്റർ പോണോങ്കിലും അവർക്ക് നടക്കാൻ വയ്യ.

2 മ്. ചെല ആൾക്കാരാണങ്കി നടന്നാ അവർക്ക് കാലുവേദനയാണ്. നടക്കാമ്പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണെന്നക്ക പറയും.

നമ്മള് കുറച്ചക്ക, ഇനി ഇങ്ങനെയാണ് പെട്രോളിന്‍റെ വെല പോകുന്നതെങ്കി നമ്മളിതക്ക മാറ്റി വല്ല സൈക്കിളിലും പോകുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നണത്.

പൊലൂഷൻ കുറയണത് മാത്രമല്ല, വേറെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഈ മറ്റേ, നമ്മുട ചെടികളും മറ്റും ഒക്കെ ഉണ്ടല്ലോ. ഓസോൺ ലെയറക്ക ഈയിടെക്ക് നമ്മട കോവിഡായിരുന്ന സമയത്ത് ആൾക്കാര് വീട്ടിലിരുന്നപ്പം, ഇത്രത്തോളം പൊലൂഷൻ ഉണ്ടായിരുന്നന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആ ഒരു രണ്ടുമാസം മൂന്നുമാസം കൊണ്ട് ഓസോൺ പാളികളെല്ലാം കംപ്ലീറ്റായിട്ട് നല്ല രീതിയിലായെന്നാണ് പറയുന്നത്.

വലിയ വലിയ ഹോളുകളായിരുന്നു അതില് വീണിരുന്നെ, അതൊക്കെ മാറി. അപ്പം ഒരു പരിധിവരെ ഈ വാഹന, ഈ വാഹനങ്ങളിന്നൊള്ള പൊലൂഷൻ, അതായത് ഇന്ധനങ്ങളിന്നൊള്ള പൊലൂഷനക്ക തന്നെയാണ് ഒരു പരിധി വരെ എല്ലാത്തിനും കാരണം. നമ്മളിപ്പം വീടിനകത്ത് മര്യാദക്കിരുന്ന് കഴിഞ്ഞാ ഒരു പ്രശ്നോല്ല.

ആ അസുഖോം ഉണ്ടാകില്ല. നമ്മളെന്നും നടന്ന് നമ്മള് , നമ്മള് അത്യാവശ്യം നടന്ന് നമ്മട കാര്യങ്ങക്കൊക്കെ പോയിക്കഴിഞ്ഞാ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകൂല. നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. എല്ലാത്തിനും. പൊതുവെ. വലിയ നമ്മുടെ എക്സ്പെൻസും ഒരുപാട് കൊറഞ്ഞ് കിട്ടും.

ങ്ങും, പിന്നെ എന്തോന്ന് പറയാൻ, പറയാന്നേയുള്ളൂ പക്ഷേ, ആരും പ്രാവർത്തികമാക്കൂല. ങാ, അതാകത്തില്ല. പിന്നെ അതേപോലെ നമ്മള വീണ്ടും നമ്മള തലമുറകള് വളർന്ന് വരുംതോറും ഇതിന്‍റെ വാല്യൂ പെട്രോളിന്‍റെ വില കൂടിക്കൊണ്ടേ ഇരിക്കത്തൊള്ളു. കൊറയാനൊന്നും പോണില്ല. ങാ, ഇങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കില് അതിനനുസരിച്ചൊള്ള സാലറിയും കൂടാണെങ്കിലല്ലേ ആൾക്കാർക്ക് പിടിച്ചുനില്‍ക്കാന്‍ പറ്റുള്ളു.

അത് ഇപ്പം കൂടിയാത്തന്നെ ജോലിയുള്ളവർക്ക്, ഗവൺമെന്‍റ് ജോലി ഉള്ളവർക്കൊക്കെ കൂടും, സാധാരണക്കാരായിട്ടൊള്ളവർക്ക് കൂടില്ലല്ലോ, അല്ലെങ്കി ബിസിനസ് ചെയ്യുന്നവർക്കോ സാധാരണക്കാരായിട്ടുള്ളാൾക്കാർക്കോ, ഒന്നും അതൊന്നും അതക്ക അവർക്കക്ക അതൊക്കെ ഒന്ന് മെയിന്‍റെയ്ൻ ചെയ്ത് വരാൻ ഒരിത്തിരി സമയം എടുക്കും.

ഈ ബി.ജെ.പി. ഭരിക്കാൻ തുടങ്ങിയ ശേഷം, കേന്ദ്രത്തില് ഭരിക്കാൻ തുടങ്ങിയ ശേഷം ഇവരൊക്കെ ഒള്ളതായിട്ട് പോലും അറിയാൻ പാടില്ല. അവര് തോന്നിവാസം പോലെയാണ് അവര് പെട്രോളിന് വില കൂടിയിട്ടും, ഒരു സമരമോ അതിനെതിരെ ഒരു മാർച്ചോ,

ങാ, ഒന്നുല്യ, ഈ ആൾക്കാര്, സാധാരണക്കാര് നമുക്ക് ഇതൊക്കെ ഡൈജെസ്റ്റ് ആവണില്യ ശരിക്കും പറഞ്ഞാ.

അവര്ക്ക് മുമ്പെക്കെ ഈ പിണറായി സർക്കാര് വരുന്നേന് മുന്നേ, ആ ഈ കോൺഗ്രസ്കാര് ഭരിച്ചോണ്ടിരുന്നപ്പോ ഈ പെട്രോളിന് വില കൂടുമ്പോ ഉടനെ ഈ മറ്റേ പ്രതിപക്ഷത്തുള്ളോര് കെടന്ന് ഭയങ്കര പ്രശ്നോം ഇതൊക്കെ ഉണ്ടാക്കുവാരുന്നു. പക്ഷേ, ഇവര് കേറിയ ശേഷം അവർക്ക് ഒരിതും ഇല്ല. അവര് ഉണ്ടെന്ന് പോലും അറിയാൻ പാടില്ല ഇപ്പൊ. അതെ, അതെ, നമ്മള് ഇന്ത്യാക്കാര് വിവിധ രാജ്യങ്ങളിന്നന്നൊക്കെ എണ്ണ ഇറക്കുമതി ചെയ്യല്ലേ. ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും നിറവേറ്റാൻ ആവശ്യമായി എണ്ണ ഇല്ലാത്ത പോലെക്ക, അത് എന്തുകൊണ്ടാണ്? ഇവിട ഭയങ്കരായിട്ട് ആൾക്കാര് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മടെ, നമ്മള് ഉത്പാദിപ്പിക്കുന്നതിന്‍റെക്കാളും കൂടുതലാണ് ഇവിടത്തെ ചെലവ് എന്ന് പറയുന്നേ നമ്മള് എപ്പഴും ഈ ഇറക്കുമതി, എണ്ണ ഇറക്കുമതി ചെയ്യാണേല് എപ്പഴും ആശ്രയിക്കണെ. അല്ലേ? അന്താരാഷ്ട്ര വില വർധിച്ചാലും ഇന്ത്യയില് വിലകയറ്റം സഹിക്കേണ്ടിവരും.

വാഹനങ്ങളുടെ എണ്ണയിലും വർധനയും പെട്രോൾ വെല വർധിപ്പിക്കണതും കാരണമായി അത് ഒരിതായിട്ട് മാറും. അതൊക്കെ ശരിയാണ്. ക്രൂഡ് ഓയിലിന് വെല കൂടുമ്പോ പെട്രോളിന് വെല കൂടും. പെട്രോളിന് വെല കൂടുമ്പോ

മ്. പിന്നെന്ത് പറയാൻ. ഒന്നും പറഞ്ഞിട്ടും പരാതി പെട്ടിട്ടും ഒന്നും കാര്യല്യ. ഇപ്പൊ വർഷങ്ങളായിട്ട് ആർക്കും അതിലൊന്നും ഒരു പാരതിയും ഇല്ല.

കൂടുന്നെങ്കില്‍ കൂടട്ടെ. ഒരതിശയം തോന്നാണ്.

കൊറച്ച് നാള് മുന്നേന്നും ഇങ്ങനൊന്നും ആയിരുന്നില്ല. മ്? ഇപ്പൊ ഭയങ്കര പാട് നമുക്ക് ഈ സമൂഹത്തി ജീവിക്കാൻ. മ്. പിന്നെന്തോന്ന്? ദരിദ്ര കുടുംബങ്ങളും അവരുടെക്ക അവസ്ഥക്കയാണ് ഏറ്റവും ഗുരുതരായിട്ട് പോണത്. അവരാണ് പാവം, കൂടുതല് ബാധിക്കണത് അവരെയാണ്. ആ അതന്ന. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിങ്ങനെ പറയാനല്ലേ പറ്റോളൂ. ഇനി വല്ല പാർട്ടിക്കാരുടെ അടുത്തെക്ക പോയി പറഞ്ഞുനോക്കാം, അവരെന്തെങ്കിലും ചെയ്യോന്ന്. ചെയ്താലായി. പറയാൻ... പിന്നൊരു കാര്യം അവർക്കതിന്‍റെ ങാ, പിന്നൊര് കാര്യം അവർക്കതിന്‍റെ ആവശ്യല്ല. ഏത് പാർട്ടിയിലൊള്ളവരായിരുന്നാലും അവർക്ക് പ്രതിപക്ഷം ആയിരുന്നാലും ഭരണപക്ഷത്തായാലും അവർക്ക് ഒരു വർഷം ഇത്ര ലക്ഷം രൂപയുടെ പെട്രോളോ എന്തൊക്കെയോണ്ട് അവര്‍ക്ക് 2 ലക്ഷം രൂപയുടെ. അതെ അതെ, സാധാരണക്കാര വെഷമം അവർക്കറിയണ്ടല്ലോ. ആ അതുകൊണ്ട് അവർക്ക് എവിടെ വേണമങ്കിലും യാത്ര ചെയ്യാം. അവരുടെ വീട്ടുകാർക്കും യാത്ര ചെയ്യാം. അപ്പം അവർക്ക് ഒന്നിനും ഒര്, അവർക്ക് അവരൊക്കെ ഫ്രീയായിട്ട് ഇങ്ങനെ ജീവിക്കല്ലേ, അവർക്കതിന്‍റെ ബുദ്ധിമുട്ട് അറിഞ്ഞൂടാത്തത്കൊണ്ട് അവരതിലൊന്നിലും ഇപ്പം എടപെടുന്നില്ല. മറ്റുള്ളവരുടെ ലൈഫ് എങ്ങനെയോ പോട്ടെന്നുള്ള ഒര് മട്ടാണ്. ഞാമ്പറയണത് ഇപ്പം ജനങ്ങളാണ്, ജനങ്ങൾക്കും ആ അവസ്ഥയാണെന്നൊണ്ടെങ്കില് അവരും പൈസ കൊടുക്കണം, പൈസ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യണം, പെട്രോൾ അടിക്കണം പൈസ കൊടുത്ത്. ജനങ്ങളെ കൊണ്ട് മാത്രം ഇങ്ങനെ പെട്രോളടിപ്പിക്കുന്നതെന്തിനാണ്?

അവരല്ലേ കൂടുതലും ടാക്സ് എടുക്കുന്നത്. കേന്ദ്രം എടുക്കുന്നതിനേക്കാളും കൂടുതല് ടാക്സ് എടുക്കുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാനമാണ്. അപ്പൊ സംസ്ഥാനത്തുള്ളവര് ടാക്സ് എടുക്കുന്നുണ്ടെങ്കില് അവര് ആ ഒരു പൊസിഷനിലിരിക്കുമ്പോ അവർക്കും അത് ബാധകമായിരിക്കണം. ജനാധിപത്യംന്ന് പറഞ്ഞാ അങ്ങനെയല്ലേ?

ജനങ്ങളാണ് അവർക്ക് കാശ് കൊടുക്കുന്നത്. പിന്നെ അതിന്‍റെ പേരില് അവരിങ്ങനെ ആഷ്കരോന്ന് പറഞ്ഞ് ജീവിച്ചാ എങ്ങനെയായിരിക്കും ശരിയാവുന്നത്, അത് പരമാവധി അവരെ യൂട്ടലൈസ് ചെയ്തുകൊണ്ടിരിക്കല്ലേ ചെയ്യണത്,

മ്, അതിനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. പെട്രോളിന്‍റെ വാല്യു, മൈലേജ് കൂടുതലൊണ്ടെങ്കി കൊഴപ്പമില്ല. ആ ആ ആ ഇനിയിപ്പോ ഇലക്ട്രിക് സംവിധാനങ്ങളൊക്കെ കൂടുതലായിട്ട് വരും എന്നൊക്കെ പറയുന്നു. കാറായിരുന്നാലും ബൈക്കായിരുന്നാലും എല്ലാം ഇലക്ട്രിക്കിലോട്ട് മാറാമ്പോകുന്നു എന്നക്ക പറയുന്നു.

പിന്ന ഇനി എനിക്ക് തോന്നുന്നു തമിഴ്നാടൊക്കെ ഉള്ള സർക്കാര്‍ കുഞ്ഞ് കുട്ടികളായിരിക്കുമ്പോ തന്നെ പിള്ളേർക്ക് സൈക്കിളക്ക കൊടുക്കൂലെ?

അതേപോലെ ഒരു സിസ്റ്റം ഇവിടെയും വന്നെങ്കി നല്ലതാരുന്നു. അപ്പോ നമ്മളൊരു അഞ്ചാം ക്ലാസ് മുതലക്കെ സൈക്കള് ചവിട്ടി തുടങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ആ ഒരു മടി അങ്ങ് മാറികിട്ടും. വലുതായാ പിന്നെ സൈക്കിളില്‍ പോയാ മതി എന്നങ്ങ് വിചാരിച്ചാ മതി.

ആ അതത്ര ഉള്ളു. പക്ഷെ അതാണ് ഒന്ന് നോക്കിയാ നല്ലതെന്ന് തോന്നുന്നു. അല്ലേ?

ഇവിടെ ഒരു ടീനേജക്കെ ആയിക്കഴിഞ്ഞാ എല്ലാവരും ആദ്യം സ്കൂട്ടർ എടുക്കുന്നതിനെപ്പറ്റിയാണ് ചിന്തിക്കണത്.

18 വയസ്സ് തികയുന്നതി, തികയുന്നത് ഇന്നാണെങ്കി അവര് കാത്തിരിക്കുന്നത് ലൈസൻസ് എടുക്കാനും പുതിയ ടൂവീലറെടുക്കാനോ അല്ലെങ്കി കാറെടുക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒന്ന് മാറണം ആൾക്കാരുടെ ചിന്താഗതിക്ക ഒന്ന് മാറണം. നമ്മള് സ്വയം നിയന്ത്രിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ, അപ്പം നമുക്കൊര് പരിധിവരെ നമുക്കെല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമ്പറ്റും.

എന്ന് പറയുമ്പം നമ്മുടെ മക്കളെ നമ്മള് ഇപ്പൊ വളർത്തുമ്പോ തന്നെ അവരുടെ അട്ത്ത് ചിലവിന്, ചെലവ് നിയന്ത്രിക്കാനും ഈ വാഹനങ്ങളായിരുന്നാലും ഇപ്പഴേ നമ്മൾ പരമാവധി പൊലൂഷനൊക്കെ ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മള് അത് തന്നെ യൂസ് ചെയ്യണം. നമ്മള് സൈക്കിൾ ഒക്കെ ഇപ്പഴേ അവരെ യൂസ് ചെയ്ത് പഠിപ്പിച്ച അവര് വലുതാവുമ്പോഴും പിന്നെ അവർക്കതിനോടുള്ള മടി കാണില്ല.

ഫോറിൻ കൺട്രീസിലായിരുന്നാലും നമ്മള് കാണുന്നതല്ലേ. നല്ല ഏജൊള്ളവര് പോലും സൈക്കിളിലൊക്കെയാണ് പാർക്കിലും മറ്റുംക്ക പോണത്.

ആ അതെ. ആരോഗ്യത്തിന് നല്ലതാണ് എല്ലാം. അപ്പോ ഒന്ന് നമ്മള് അതനുസരിച്ച് ഒന്ന് നോക്കി പോണ നല്ലതായിരിക്കും. ഇപ്പഴേ പിള്ളേരട അടുത്ത് പറഞ്ഞാലേ അവര് വലുതാവുമ്പോ അവർക്കത് മനസ്സിലാവുള്ളൂ.

ഞാനൊക്കെ, എനിക്കറിയാം എന്‍റെ അനിയനായിരുന്നാലും പത്താം ക്ലാസ് ആവുന്നതിന് മുമ്പേ, അവൻ അവന് ബൈക്ക് വേണം ബൈക്ക് വേണംന്ന് പറഞ്ഞോണ്ട് നടന്നതാ. ഇപ്പോ വലുതായപ്പോ അതുപോലെതന്നാണ് ഇപ്പം ഏകദേശം പിള്ളേരുടേം മനസ്സ്.

അവർക്ക് 18, ആമ്പിള്ളേക്ക് 18 പോലും തികയണ്ട. അതിന് മുന്നേ അവർക്ക് ടൂവീലറ് വേണം.

അപ്പം നമക്ക്, ശരിയെടാ, ആ ശരി ശരി. അപ്പം ഞാൻ പിന്നെ വിളിക്കാ. ഓകെ ഡാ ബൈ, ശരി.